നമുക്ക് കൃഷിയെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ?

ആഹ് ഏഹ് എൻ ഏഹ് സഹദേവ് എങ്ങനത്തെ ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കാറ്? ആഹ് വീട്ടിൽ കൃഷി ചെയ്ത് ഇണ്ടാക്കണ ഭക്ഷണങ്ങളാണോ അതോ പുറത്ത് നിന്ന് വാങ്ങുന്ന പച്ചക്കറികളിലൊക്കെയാണോ ഭക്ഷണം കഴിക്കാറ് കൂടുതൽ? പച്ചക്കറികളില് ചെല ഐറ്റമൊക്കെ നമ്മൾ പൊറത്ത് നിന്ന് മേടിക്കാറുണ്ട്. അത് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാവുന്ന പയറ് മറ്റ് വഴുതനം, ആഹ് മറ്റു ചില ധാന്യങ്ങളൊക്കെ നമ്മള് കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഇപ്പൊ കൃഷി ചെയ്യാൻ പറ്റാത്ത

ആഹ് അപ്പം ഏഹ് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ വിഷം അടങ്ങിയല്ലേ ഇപ്പെ കൂടുതലും വരുന്നത്? അപ്പൊ എന്താ ഹലോ

കേക്കാം, കേക്കാം കൊണ്ടുവരുന്നുണ്ട് ശരിയാണ്. അപ്പം ആഹ് അങ്ങനത്തെ ഭ പച്ചക്കറികൾ വാങ്ങുമ്പോൾ വാങ്ങുന്നതാണോ നമ്മൾടെ, നമ്മൾടെ ഈ നാട്ടില് കേരളത്തിലധികം ഏഹ് എന്താ വിഷം ഒന്നും അടിക്കാതെ നമ്മുടെ പറമ്പിൽ ഉണ്ടാകുന്നതാണോ കൂടുതൽ നല്ലത്?

കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരുപാട് വിഷ അംശങ്ങൾ പിന്നെ ഈ ഒരേപോലെ കായ്ക്കുന്നതിന് ഒരേപോലെ വിളവെടുക്കുന്നതിനും പുഴുക്കളുടെ കുത്തുണ്ടാവാതിരിക്കാൻ ഒക്കെ ആയിട്ടും ഒത്തിരി ആഹ് മരുന്നുകള് രാസവസ്തുക്കള് ഉപയോഗിച്ചുള്ള മരുന്ന് കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് അത് മേടിച്ച് കഴിക്കുമ്പോ, കേരളത്തിലാണല്ലോ ഇപ്പോ ഏറ്റവും കൂടുതൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങള് ഏഹ് അതിന്റെ കാരണോന്ന് പറയുന്നത് ഏഹ് ഈ രണ്ട് ഇതാണ് ഒന്ന് ഈ പച്ചക്കറി ധാന്യങ്ങള് മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതും അതേപോലെ മത്സ്യം

ഇപ്പൊ ഈ മത്സ്യം നമ്മുടെ കേരളത്തിന്റെ കരയിൽ ഉണ്ടെങ്കിലും കൂടുതൽ ദിവസവും സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി അതിനകത്ത് രാസവസ്തുക്കളും മറ്റും ഒക്കെ പ്രയോഗിച്ചിട്ട് ആ ഒരാഴ്ച്ച, രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച്ചയെന്ന് മാത്രമല്ല ചില ഗോഡൗൺ പോലെ ഇത് സൂക്ഷിക്കുന്നതിന് ഐസ്, ഐസ് നിറച്ച ചില വല്യ റൂമുകള് ചില സ്ഥലങ്ങളിലുണ്ട് അവിടെ ഈ ഇതിനകത്ത് വിഷാംശം കൂടെ ചേർത്തിട്ടാണ് ഈ ഐസ് തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞേ. ആ മത്സ്യവും ഈ പച്ചക്കറികളും കഴിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽത്തെ ഏറ്റവും കൂടുതൽ ക്യാൻസർ പോലെയുള്ള ഒരുപാട് അസുഖങ്ങള് കിഡ്നിക്ക് തകരാറ് ഇതൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥലങ്ങളിലെ ഏഹ് ഉള്ള സ്ഥലത്ത് ഏഹ് വല്ലോം വീടിന്റെ മട്ടുപ്പാവിലൊക്കെ കൃഷി ചെയ്ത് നമ്മള് ഉപയോഗിക്കാങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ അസുഖങ്ങളൊക്കെ തടഞ്ഞ് നിർത്താനും പറ്റും, നമ്മുടെ ശരീരത്തിന് അത് നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാന്. നമ്മള് കൂടുതൽ കൃഷി ചെയ്യുക അതാണ് ഏറ്റവും ഉത്തമം. ഓക്കേ.

അതെ. അതെ, അതെ. അതിന്റെ പരിണിതഫലമായിട്ട് ഒരുപാട് ആഹ് കാര്യങ്ങൾ നമുക്കിപ്പൊ ഉണ്ടാവുന്നുണ്ടോ? ഇനി ഉണ്ടോ? എന്താണ് പറയാനുള്ളത്? ഉണ്ട്, ഉണ്ട് തീർച്ച തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കി പോലും ഇപ്പൊ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ ആൾക്കാര് കൃഷി ചെയ്തിട്ട് കൊണ്ടുവന്ന് നമ്മുടെ മാർക്കറ്റില് അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്ന നാടൻ അതിപ്പെ നമ്മള് പലയിടത്തും യാത്ര ചെയ്യുമ്പോൾ കാണാം, നാടൻ പച്ചക്കറികൾ വിക്കപ്പെടുന്നതാണെന്നൊക്കെ എഴുതി വയ്ക്കും പക്ഷെ അവിടെയും ഒരു പ്രശ്നമുള്ളത് ഇത് കൂടുതല് വിളവിന് വേണ്ടി അത് നമ്മുടെ മലയാളികൾ ആണെങ്കിൽ പോലും ചില രാസവളങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നമ്മുടെ ശരീരത്തിന് കൊഴപ്പം തന്നെയാണ്. ഇപ്പൊ നമ്മള് അതാണ് മുൻ മുൻ മുൻകാലങ്ങളിലുണ്ടായിരുന്ന കൃഷിയും ഇപ്പഴത്തെ കൃഷിയായിട്ടുള്ള വ്യത്യാസം. മുൻകാലങ്ങളിലെ ശരിക്കും ജൈവവളമുപയോഗിച്ച് മാത്രം ഉണ്ടാക്കുന്ന കൃഷിയായിരുന്നു. അത് അത് മേടിച്ച് എത്ര ഭക്ഷിച്ചാലും നമുക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ ചില രാസവളങ്ങളൊക്കെ ചേർത്തിട്ട് കായ്ഫലം കൂടുതൽ ഉണ്ടാവാൻ ധാന്യങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയുള്ള രീതിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അതും ഒരു പരിധിവരെ നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കുറച്ച് സ്ഥലം ഉള്ളുവെങ്കിൽ ആ സ്ഥലങ്ങളിൽ തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് അതാ നമ്മള് തന്നെ കൃഷി ചെയ്തിട്ട് നമ്മള് ഏഹ് ഉല്‍പ്പാദിപ്പിക്കുന്ന ആഹ് ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിക്കാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരപകടവും ഇല്ല. പണ്ട് അതായിരുന്നു ആൾക്കാർക്ക് എല്ലാവരും കൃഷി ചെയ്തായിരുന്നു അതുകൊണ്ട് ആ രീതിക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പ്രത്യേകിച്ച് മണ്ണ്, ജൈവവളം എന്ന് ഉദ്ദേശിക്കുന്നത് ചാണകമായിരുന്നു. പക്ഷെ ഇന്ന് ലഭിക്കുന്ന ചാണകമായിരുന്നില്ല എല്ലാരും ഉപയോഗിച്ചിരുന്നെ പക്ഷെ ഇപ്പൊ ആ രീതിയെല്ലാം മാറിയിട്ട് രാസവള പ്രയോഗവുമുണ്ട് ജൈവവളമാണെന്ന് പറഞ്ഞ് വരുന്നതിനകത്തും ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ചാണകം ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആകുമല്ലോ ആഹ് മറ്റു രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് അല്ലേ? അതെ, അതും ഒരു വിഷയമാണ്. ഇപ്പ നമ്മുടെ ചില ചാണകം പശുകൃഷി ഇല്ലാതെ ചില സ്ഥലങ്ങള് ഇപ്പൊ ഞാൻ താമസിക്കുന്ന പ്രദേശത്താണെങ്കിൽ തന്നെ എന്റെ ചുറ്റുവട്ടത്തെങ്ങും തന്നെ പശു കൃ